സ്പീക്കർ 2 നമസ്‍കാരം സുഖം തന്നെ. അവിടെയോ ?

സ്പീക്കർ 2 എല്ലാരും സുഗമായി തന്നെ ഇരിക്കുന്നു. അവിടെയോ ?

സ്പീക്കർ 2 അതെ അതെ ഞങ്ങളുടെ വീട്ടിലും കൃഷിയിൽ എല്ലാവര്ക്കും നല്ല താല്പര്യാമാണ് അമ്മായാലും ഉത്യോകത്തിന് പോകുന്നതിന് മുന്നേ തന്നെ
സ്പീക്കർ 2 കൃഷിയിൽ അൽപ്പനേരം ഏർപ്പെട്ടതിന് ശേഷമേ എല്ലാ ദിവസവും പോകാറുള്ളൂ ചെറിയ രീതിയിൽ തന്നെ ചെടികൾക്ക് വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് മണ്ണ് ഒന്ന്
സ്പീക്കർ 2 അങ്ങനെ ചെറിയ രീതിയിൽ എല്ലാ ദിവസവും കൃഷിയിൽ ഏർപ്പെട്ടതിന് ശേഷം മാത്രമേ എന്നും ഉത്യോകത്തിന് പോകുകയൊള്ളു
സ്പീക്കർ 2 ആണല്ലേ അതുകൊണ്ടാകാമെല്ലെ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നേരെ മറിച്ചാണ് എല്ലാരും കൃഷിയിൽ ഉത്സാഹപരിതമായി ഏർപ്പെടുന്നുണ്ട് ഇന്ന് തന്നെ രണ്ടുമൂന്ന് വാഴ കന്നുകൾ കുഴിച്ച് വച്ചതെ ഉള്ളു ഇവിടെ

സ്പീക്കർ 2 ചെറിയ രീതിയിൽ തന്നെ ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ചെടികൾ നട്ടു പിടിപ്പിച്ച് അതിന് ആവശ്യമായ വളവും മണ്ണും ഒക്കെ നൽകിയാൽ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. നിന്റെ വീട്ടിൽ നീ ചെയാറില്ലേ ഇതൊക്കെ?
സ്പീക്കർ 2 അതെ അതെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികാലത്ത് ഏർപ്പെടേണ്ട ഒരു കാര്യമാണ് വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ അതിനുള്ള അപബോധം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്
സ്പീക്കർ 2 നമ്മുടെ കുട്ടികാലത്ത് അതിന് വേണ്ടിട്ടുള്ളത് ഒന്നും തന്നെ നമ്മുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ വിദ്യാലയങ്ങളായാലും അതിന് വേണ്ടിയുള്ള അപബോധം ആരും നമ്മുക്ക് തന്നിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഇനി വരുന്ന ഓരോ തലമുറക്കും നമ്മൾ വേണം അപബോധം സൃഷ്ടിക്കേണ്ടത് നമ്മൾ തന്നെ ആദ്യ ചുവട് നൽകുക അതിന് ശേഷം അവർ തുടരട്ടെ അത് വേണം നമ്മൾ ചെയ്യാൻ
സ്പീക്കർ 2 അതിനായിട്ട് ഇപ്പൊ തന്നെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ തന്നെ വയ്ക്കിരിക്കുകയാണ് പരിശ്രമിക്കാൻ പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ വീടുകളിൽ ഉള്ള സ്ഥലത്ത് തന്നെ ചെറിയ ചെറിയ ചെടികൾ നട്ടുകൊണ്ട് വീട്ടിൽ തന്നെ പല രീതിയിലുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ നോക്കേണ്ടതാണ് നമ്മക്കറിയാമല്ലോ

സ്പീക്കർ 2 എന്തിനാണ് ഇത്ര വലിയ അസുഖങ്ങൾക്ക് നമ്മൾ വലിയ വില കൊടുത്ത് അടിമകളാകുന്നത് അതിന് പകരം കുറച്ച് സമയം എടുത്ത് വീട്ടിൽ തന്നെ പല രീതിയിലുള്ള പച്ചക്കറികൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ചെയ്‌താൽ തന്നെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള
സ്പീക്കർ 2 ഒരു ഭക്ഷണം കഴിക്കുകയും അസുഖമില്ലാത്ത ഒരു ജനതേയും സൃഷ്ടിക്കാനും സാധിക്കും അല്ലെ ?
സ്പീക്കർ 2 അതെ അതെ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും വളരെ ഏറെ കുണാകരമാകുനൊന്നാണ് കൃഷി എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യത്തിന് നൽകുകയും ചെയ്യും ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്.
സ്പീക്കർ 2 അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃഷിയെ എത്രത്തോളം നമ്മൾക്ക് പ്രോത്സാഹിക്കാൻ പറ്റുവോ അത്രത്തോളം വീടുകളിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുക ഒരു കുറച്ച് നേരം മെനക്കെടേണ്ട കാര്യമേയുള്ളു നമ്മൾ അത് തന്നെ ചെയ്യുക കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള കൃഷികളുണ്ട് ചെടികൾ മാത്രമെല്ലല്ലോ കൃഷികൾ ചെയുന്നത്
സ്പീക്കർ 2 വേറെ പല രീതികളിലുള്ള മൃഗങ്ങളുടെ കൃഷിയുണ്ട് പക്ഷികളുടെ കൃഷിയുണ്ട് മീൻ കൃഷി ചെയ്യുന്നവരുണ്ട് പൂക്കൾ കൃഷി ചെയ്യുന്നവരുണ്ട് അത്തരത്തിൽ പല രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നവരുണ്ട് നിന്റെ വീട്ടിൽ ചെടികൾ മാത്രമാണോ കൃഷി ?
സ്പീക്കർ 2 ഓ ആണല്ലേ ഞങ്ങളുടെ വീട്ടിൽ ചെടികൾ മാത്രമുള്ളു കൃഷി ചെയാറുള്ളു സാധാരണ ഞാൻ പറഞ്ഞെല്ലോ പല രീതികളിലുള്ള ചീര വർഗങ്ങൾ മുളകുകൾ പടവലം മത്തങ്ങ കുമ്പളം പാവൽ അങ്ങനെ പല രീതിയിലുള്ള കൃഷികൾ ചെയുന്നുണ്ട് പച്ചക്കറി

സ്പീക്കർ 2 അതെ അതെ ആരോഗ്യത്തിന് വലിയൊരു പങ്ക് തന്നെ കൃഷി തരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീടുകളിൽ കൃഷി ചെയ്യുന്നതിനെ പറ്റി എന്റെ വീട്ടിൽ ചെറിയ രീതിയിൽ തന്നെ ഒതുങ്ങുന്ന ഒരു കൃഷി സ്ഥലമുണ്ട് നല്ല രീതിയിൽ അവിടെ പച്ചക്കറികളാവട്ടെ പഴവർഗങ്ങളാവട്ടെ എല്ലാം കൃഷി ചെയ്യാറുണ്ട്.
സ്പീക്കർ 2 പിന്നെ പലരും ചോദിക്കാറുണ്ട് എന്ത് വളങ്ങളാണ് ഈ കൃഷിക്ക് ഉപയോകിക്കാരെന്ന് സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഉപയോകിക്കാർ ചാണകവും പിന്നെ ചാണക പൊടി അതാണ് കൂടുതലും ഉപയോഗിക്കാർ കൃഷിക്ക് വേണ്ടി വളമായിട്ട് പിന്നെ പല രീതികളിലുള്ള വളങ്ങൾ ചന്തങ്ങളിലും മറ്റും നമ്മുക്ക് കിട്ടാറുണ്ട്

സ്പീക്കർ 2 ആ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് ഇടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫലം നമ്മുക്ക് കാണാൻ കഴിയും പിന്നെ ഓർക്കിഡുകളും മറ്റും കൃഷി ചെയുമ്പോൾ എന്റെ വീട്ടിൽ ചെയ്‌യാറുള്ളത് എന്താണെന്നുവെച്ചാൽ എന്റെ അമ്മ പഴങ്ങളുടെ മറ്റു തൊലികൾ പഴത്തൊലികളും മറ്റും
സ്പീക്കർ 2 വെള്ളത്തിൽ ചൂടായാക്കിയതിന് ശേഷം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴകി ഒരു നല്ല വളമായി മാറുന്നത് കാണാം അത് ചെടികൾക്ക് ഇട്ടുകൊടുകയാണ് ചെയുന്നത് പിന്നെ ബാക്കി വരുന്ന മുട്ടത്തോടും മറ്റും പൊടിച്ച് അതും ചെടികൾക്ക് ഇട്ടുകൊടുക്കാറുണ്ട് എല്ലുപൊടിയും നല്ലൊരു വളം തന്നെയാണ്
സ്പീക്കർ 2 അത്തരത്തിലുള്ള വളങ്ങളാണ് സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോകികുന്നത് അത് നമ്മുടെ ചിലവ് കുറക്കുകയും അതെ പോലെ തന്നെ പുറത്തുനിന്നുള്ള രാസവളം ഉപയോഗിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും.
സ്പീക്കർ 2 അതെ അതെ അത് തീർച്ചയായും നല്ലൊരു കാര്യമാണ് വീടുകയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതിലൂടെ അയൽ സംസ്ഥാനത്തിൽ നിന്ന് നമ്മൾ അത്രെയും വില കൊടുത്ത് വിഷപച്ചക്കറിക്കൽ വാങ്ങാതിരിക്കുകയും ചെയ്യാം അത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞെല്ലോ കുട്ടികളിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള അപബോധം സൃഷ്ടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്.